ആ എന്താണ് സുഖലേ ആ സുഖാണ് കൊഴപോന്നൂല ആ എന്താണ് ന്നിട്ട് മമഴയൊക്കെണ്ടോ മഴ ത്ലാ മാസം കഴിഞ്ഞിലെ ഇനി മഴ ഇണ്ടാവൂല ഇനി മഞ്ഞ് കാലല്ലേ കാറ്റ് വീഷ്ണ ആ അതെ എങ്ങനിണ്ട്പോ കാലാവസ്ഥോക്കെ

ആ നമ്മുക്കിന്ന കാലാവസ്ഥനെ കുറിച്ചിട്ട് പറഞ്ഞാലോ

നമ്മടെ കേരളത്തിന്റെ കാലാവസ്ഥാന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ നല്ല കോ കൊറേ നല്ല വശങ്ങളൂണ്ട് കൊറച്ച് ചീത്ത വശങ്ങളുണ്ടാവും അതിലെന്തെക്കെണ് ഇപ്പൊ നല്ല വശങ്ങളായിട്ട് തോന്നീട്ട്ളെ

കാലാവസ്ഥേൽ ഏറ്റോം നല്ല ഇത് ഇഷ്പെട്ടടുന്ന ഒരു ഇത് എന്താണ്

ആ എല്ലതും നമ്മുക്ക് സഹിക്കാൻ കഴിണ ഒരു രീതിയിലാണ് ഇണ്ടാവാർ ലെ മഴ മഴ ഇഷ്ട്ടാണോ

ഉം മഴത്ത് എറങ്ങലൊക്കെ ഇണ്ട് എങ്ങനത്തെ മഴയാണ് കൂടുതലായിട്ട് ഇഷ്ട്ടം നല്ല കോരി ചൊരിയിണ മഴയാണോ അതോ നല്ല ചിന്നി ചിതറി നിക്ക്ന്ന അങ്ങനത്തെ മഴകളോടാണോ ഇഷ്ട്ടം ചില സമയങ്ങളിൽ നല്ല മഴ ചില സമയങ്ങളിൽ അങ്ങനത്തെ ചാറ്റൽ മഴ അങ്ങനൊക്കെ പിന്നെ എങ്ങനെ മ ഇരുട്ട് കുത്തീട്ടൊക്കെ പെയ്‌ണ മഴ ഇണ്ടാവൊലോ ആ ആ അങ്ങനത്തെ മഴ മഴ പെയ്യുമ്പോ പേടിയാവാറിണ്ടോ

ഇടിയും ഒക്കെ വെട്ടുമ്പോ നമ്മുക്കൊരു പേടിയാവും അല്ലെങ്കി വല്യ കൊഴപ്പല്ല

ഏഹ് രാവിലെ തണുപ്പൊക്കെ ഏഹ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ടോ

ആ അതെ ലെ അപ്പൊ രാവിലെ എണീക്കുമ്പോ മടിയൊക്കെ തോണാറുണ്ടോവും ലെ

അങ്ങനെ പിന്നെ എങ്ങനേണ് നമ്മടെ ഏഹ് ശരീരത്ത് ഏഹ് കാ കാറ്റ് വിഷിണൊരു സമയണലോ അപ്പൊ നമ്മടെ ശരീരത്തിൽ വിണ്ടലുകളും വിള്ളലുകളും അങ്ങനത്തെ ഏഹ് ഇതൊക്കെ ഇണ്ടാവോലോ ഇണ്ടാവാറുണ്ടോ

ആ ഈ തൊലി ഭയങ്കര ചൊറിച്ചിലൊക്കെ വരും ചെലപ്പോ ഇങ്ങനെ വിണ്ട് ഇതായിട്ടേ അങ്ങനെ

ഇപ്പൊ പിന്നെ കൊറേ അസുഖങ്ങളൊക്കെ ഏഹ് ഇണ്ടാവിണൊരു ഒരു സ ഏഹ് സമയാണ് ഉം ഈ നല്ല മഞ്ഞായതൊണ്ടേ

ആ മഞ്ഞായത് കൊണ്ടും നല്ല അസുഖങ്ങളൊക്കെ ജലധോഷോം ആ ഉം അതൊക്കെ ഇണ്ട്

കൂടുതലായിട്ട് അസുഖങ്ങളൊക്കെ കൂടീട്ട് ഇണ്ടാവും ലെ ഈ കാലങ്ങളിൽ വെച്ചിട്ട് ഏത് കാലാവസ്ഥയാണ് ഏത് കാലങ്ങളെയാണ് കൂടുതലായിട്ട് ഏഹ് ഇപ്പൊ രസായിട്ട് തോന്നിട്ട്ള്ളത്

എന്തായാലും ഇപ്പൊ നമ്മുക്ക് എന്താണ് മഞ്ഞ് കാലം വസന്ത കാലംന്നൊക്കെ പറേണെ നിറയെ പൂകളിണ്ടാവിണെ ഏഹ് സമയൊക്കെ അങ്ങനത്തതൊക്കെ ഭയങ്കര സന്തോഷം ആ വസന്ത കാലം കൊഴ എന്താണ് ആവുമ്പൊ ഒരു പ്രേതെക സന്തോഷ എല്ലോട്ത്തും പൂക്കളൊക്കെ വിരിഞ്ഞിട്ട്

ആ ഇപ്പൊ മനസിനന്നെ ഒരു പ്രേതെക സന്തോഷം തോന്നോലോ ലെ

പിന്നെ മഞ്ഞ് കാലം ന്ന് പറീമ്പോ മഞ്ഞ് കാലത്ത് തണുപ്പുണ്ടാവും ചൂടുണ്ടാവും പിന്നെ അതിന്റെ കാറ്റ് വിഷീട്ട് നമ്മളെ ചരമത്തിന്റെ ഇതാണ് കൊഴപാണ്ടാവാ ആ പിന്നെണ് ഇപ്പൊ ചൂട് സഹിക്കാൻ പറ്റ്ണ ചൂടാണോ അതോ അതിലപ്പുറാണോ ചൂടിന്റെ തീവ്രതാന്ന് പറീണത്

അതെ അതെ അത് ശരിയാണ് ആ വളരെ ശരിയാണ് ആ പറഞ്ഞത് പിന്നെ നമ്മക്ക് നമ്മടെ ഈ ഒരു കാലാവസ്ഥേലാണ് നമ്മ്ക്ക്

ഇഷ്‌ട്ടള്ള കഴിക്കാനൊക്കെ ഇഷ്ട്ടള്ള പഴങ്ങളൊക്കെ ധാരാളായിട്ട് ഇണ്ടാവാ ചക്കിം മാങ്ങി പോലത്തെ അങ്ങനത്തതൊക്കെ അതൊക്കെ ഇണ്ടായി തൊടങ്ങീട്ട്ണ്ടോ

ആ പിന്നെ നമ്മടെ കേരളം ന്ന് പറീണത് അത്രേം ഒരു നല്ലൊരു കാലാവസ്ഥള്ളൊരു ഏഹ് സ്ഥലാണ് പിന് എന്താ പറയാ കൊറേ എന്താണ് പെനും അങ്ങനത്തെ

കാണാൻ തന്നെ ഭംഗിയാണന്നൊക്കെള്ള നേറെയേ പച്ചപ്പും അങ്ങനൊക്കെള്ളതൊക്കെയാണ് അതോണ്ട് അതോണ്ടാണലോ ദൈവത്തിന്റെ സ്വന്തം നാട്ന്നൊക്കെ പറീണത് അപ്പൊ നല്ല കാലാവസ്ഥേനെ തീർച്ചായിട്ടും ഇണ്ടാകാ ന്നാ ശെരി